ഓർക്കാൻ നാം ആഗ്രഹിക്കാത്ത ഒന്നായിരുന്നു corona virus. വളരെ അധികം വിഷമങ്ങൾ വിഷമഘട്ടങ്ങൾ ആ സമയത്ത് മനുഷ്യൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അങ്ങനെ ഒരു virus വളരെ അധികം ദുഃഖങ്ങളും പ്രയാസങ്ങളും നാം ഓരോരുത്തരും സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ covid nineteen എന്ന മഹാമാരി ആദ്യമായി ഉത്ഭവിച്ചത് ചൈനയിൽനിന്നാണ്. അങ്ങനെ അവിടത്തെയും മറ്റും ആളുകളൊക്കെ നമ്മുടെ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഇന്ത്യയിലൊക്കെ വിദേശികളും മറ്റും സഞ്ചരിക്കുന്നത് വഴിയാണ് കോവിഡ് nineteen പിന്നെ വ്യാപിച്ചത്. വളരെയധികം ബുദ്ധിമുട്ടുകളാണ് സ~സഹിക്കേണ്ടിവന്നിട്ടുണ്ട്. ഇപ്പോ വിദേശങ്ങളാൽ പറയാണെങ്കിൽത്തന്നെ നമ്മുടെയൊക്കെ വീടുകളിലെ ഗൾഫ് അഹ് കാരെയും മറ്റും ഒക്കെ നാട്ടിലേക്ക് വരാൻ കഴിയാത്തൊരു അവസ്ഥ. അതുപോലെതന്നെ നാട്ടിലുള്ള അഹ് വിദേശികൾക്ക് അവരുടെ വീണ്ടും gulf ലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും അല്ലെങ്കിലുമൊക്കെ പോകാൻ കഴിയാത്ത ഒരവസ്ഥയും അന്നുണ്ടായിട്ടുണ്ട്. പിന്നെ വിദേശത്തൊക്കെ നിന്ന് വരുന്ന ആഹ് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫിൽ ഉള്ളവരൊക്കെ വരുമ്പോ quarantine ൽ ഇരുത്തുക അങ്ങനൊരു സംഗതിയും അന്നത്തെ കാലത്ത് വ്യാപകമായിരുന്നു. കാരണം ഒരുപാട് ആഹ്

മനസ്സിലൊറച്ച് quarantine ഇരിക്കുന്ന ഒരു സംഗതിയും അന്നത്തെ കാലത്ത് ഉ~ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് പേരുടെ ജീവൻ തന്നെ corona ഇല്ലാതാക്കി. covid nineteen എന്ന മഹാമാരി ഒരുപാടുപേരുടെ ജീവൻ ഇല്ലാതാക്കി. ഒരുപാട് പേരുടെ ഒരുപാടുപേരെ രോഗാവസ്ഥയിൽ കിടത്തുകയും ചെയ്തു. വളരെ അധികം ബുദ്ധിമുട്ടുകൾ അവരുടെ കുടുംബത്തിനും അവർക്കും corona കോവിഡ് nineteen ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും പറയാതിരിക്കാൻ കഴിയില്ല. അന്നത്തെ അഹ് മരുന്നും മറ്റും ഒന്നും ഇതിന് കണ്ടുപിടിച്ചിരുന്നില്ല. ശേഷം നമ്മള് vaccine ഒക്കെ എടുക്കാൻ തുടങ്ങി. ആഹ് എല്ലാവരെയും എല്ലാ ആഹ് ജനങ്ങളെയും, ജനങ്ങളിലും vaccine എടുക്കുന്നൊരു സംഭവം പിന്നെ മരുന്നൊക്കെ നമ്മള് കണ്ടുപിടിച്ചു. vaccine കളെയും മറ്റും corona യെ നമ്മള് ഇ~ഇല്ലാതാക്കി. പൂർണ്ണമായിട്ട് പറയാണെങ്കിൽത്തന്നെ നമ്മള് ഇന്ത്യയിൽ നിന്നല്ല ഈ രാജ്യത്ത് നിന്ന് എല്ലാ കോവിഡ് nineteen നെ തുടച്ചുനീക്കി. വളരെ അധികം സന്തോഷം തോന്നുന്നു. കാരണം നാം ഒറ്റക്കെട്ടായി നിന്ന് അതിനെ അതിനെ ഈ ലോകത്തിൽനിന്ന് ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനെ government ഉം doctor നും പറയാൻ വിട്ടുപോയതാണ് doctor ഈ police മാർ. Doctor ഒക്കെ nurse ഉം doctor ഉം ഒക്കെ അവരുടെ ജീവൻപോലും പണയംവെച്ചിട്ടാണ് നാം ഓരോരുത്തരെയും സഹായിക്കു~സഹായിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കുടുംബം പോലും അവരുടെ ജീവൻപോലും നോക്കാതെ നമ്മൾ ഓരോരുത്തരെയും അവർ സഹായിച്ചു. Government ഉം നമുക്ക് സഹായങ്ങൾ നൽകുന്നതിൽ വളരെ അധികം വ വളരെ അധികം കഠിന പ്രയത്നം ചെയ്‌തിട്ടുണ്ട്‌. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വളരെ അധികം സഹായങ്ങൾ Government ഇപ്പോ ദരിദ്ര്യത്തിലേക്കൊക്കെ പോകുന്ന കുടുംബങ്ങളെ അരിയായിട്ടും അഹ് ration കടയില്

ദുരിതങ്ങളിൽ നമുക്കൊരു ആശ്വാസം കണ്ടെത്തിയിരുന്നു. അപ്പോ ഒരങ്ങനെ ഒരുപാട് സഹായങ്ങളും മറ്റും Doctor മാരും nurse മാരും ഒക്കെ ചെയ്തുതന്നിട്ടുണ്ട്. അവര് അവരുടെ ജീവൻപോലും നോക്കാതെ നമുക്ക് ഓരോരുത്തരെയും ശുശ്രൂഷിക്കാൻ അവർക്ക് കഴിഞ്ഞു. അവർക്ക് വലിയൊരു salute തന്നെ നല്കാം. കാരണം അവര് അവരുടെ കുടുംബങ്ങൾതന്നെ ആഹ് കുടുംബം കുടുംബങ്ങളൊന്നും നോക്കാതെ ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് ചെയ്‌തത്‌.

നമ്മുടെയിടയിൽനിന്ന് തുടച്ചു നീക്കി കഴിഞ്ഞു. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണത്. വേറെയും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പ്രയാസങ്ങൾ നമ്മൾ നേരിടേണ്ടിവന്നിട്ടുണ്ട്. ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുടുംബ~ത്തിൽ എൻ്റെ ചില ആളുകൾക്ക് covid nineteen അഹ് ബാധിച്ചിരുന്നു. എൻറെയെന്നല്ല നിങ്ങളുടെയും പലരുടെയും വീടുകളിൽ ഇങ്ങനെയൊരു സംഭവം ഇല്ലാതില്ലാതില്ല. ആഹ് അങ്ങനെ ചിലരുടെയൊക്കെ വീടുകളിൽ മരണപെട്ടിട്ടും ഉണ്ട്. കുറേപേരെയൊക്കെ രക്ഷിക്ക് രക്ഷിച്ച് നാം പഴയ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുമുണ്ട്. അത് വളരെ അധികം സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു മഹാമാരി കഴിഞ്ഞ വർഷങ്ങളില് ആഹ് ഉണ്ടായിരുന്ന ഇങ്ങനെയുള്ളൊരു മഹാമാരി ഇനീം ഈ ലോകത്തിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്

ഹലോ നമസ്കാരം! ഇന്നിവിടെ ഒരു കഥയാണ് പറയാൻ പോണത്. ഒരിടത്തു ഒരു പാവപ്പെട്ട സ്ത്രീ താമസിച്ചിരുന്നു. അവർക്ക് അതിസുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. അവർ ഒരു ഭക്ഷണശാലയുടെ അരികിലായിരുന്നു താമസിച്ചിരുന്നത്. എല്ലാ ദിവസവും ഘടികാരം ഏഴടിക്കുമ്പോൾ അവർ പറയും, അങ്ങനെ ഏഴാം~ഏഴാമത്തെയും കഴിഞ്ഞു. യാഥാർത്ഥത്തിൽ അവർ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ടായിരുന്നു. ഏഴു മണിയാകുമ്പോഴേക്കും അവരുടെ മകൾ ഏഴിന് സുപ്രഭാതത്തിൽ എണീക്കുകയുണ്ടായി. ഒരു ദിവസം ആ രാജ്യത്തെ രാജകുമാരൻ ആ വഴി കടന്നു പോവുകയായിരുന്നു. ഭക്ഷണശാലക്ക് അരികിൽ നിന്ന് രാജകുമാരൻ കിളി വാതിലിലൂടെ പെൺകുട്ടിയെ കണ്ടു. അവരുടെ സൗന്ദര്യത്തിൽ മനം മറന്ന കുമാരൻ അവളുടെ പ്രേമം തോന്നി.

കുമാരന് ആ സ്ത്രീ പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്ന് അറിയാൻ ആഗ്രഹം തോന്നി. ഭക്ഷണശാലയിലെ പണി~പണിക്കാരോടും കുമാരൻ ചോദിച്ചു. ആ കുടിലിലെ സ്ത്രീ എന്തോ വിളിച്ചു പറഞ്ഞല്ലോ, എന്താ? അയാൾ പറഞ്ഞു, അതൊരു വളരെ പാവപ്പെട്ട സ്ത്രീയുടെ വീടാണ്. എൻ്റെ അഭിപ്രായത്തിൽ പെൺകുട്ടിയുടെ അമ്മ പറയുന്നതിൻ്റെ പൊരുളിതാണ്. ഏഴു മണിയാകുമ്പോൾ അവിടത്തെ പെൺകുട്ടി ഏഴ് ആണ്ട് നൂൽ നൂറ്റിരിക്കും. കുറച്ചു കഴിഞ്ഞു രാജകുമാരൻ സ്ത്രീയുടെ അടുത്ത് ചെന്ന് മകളെ തനി

വിവാഹം കഴിക്കാൻ ശാഠ്യം പിടിച്ചു. ഒടുവിൽ അവരുടെ വിവാഹം നടന്നു. കുറച്ചു വർഷങ്ങൾക്കു ശേഷം രാജകുമാരൻ യുദ്ധത്തിലേർപ്പെടാൻ പോയി. പോകുന്നതിനു മുൻപ്

പാവം പെൺകുട്ടി നൂൽ നൂൽക്കാൻ അറിയാതെ അവൾ വിഷമിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ മൂന്നു വൃദ്ധന്മാർ വൃദ്ധന്മാരും വൃദ്ധകളും ആ വഴി കടന്നു പോയി. അതിലെ മൂന്ന് വൃദ്ധകൾ

ഇത്രേയുള്ളോ. ഇതിനെയാ ഇതിനാണോ വിഷമിക്കുന്നത്. നിനക്ക് വേണ്ടി ഞങ്ങളത് ചെയ്യാം. ഒരു മണിക്കൂറിനകം ചണനാരുകൾ മുഴുവൻ മുറിച്ചു തരാം. പകരം നിൻ്റെ ഭർത്താവു മടങ്ങിയെത്തുമ്പോൾ ഞങ്ങളെയും വിരുന്നിന് ക്ഷണിക്കണം. ഞങ്ങളെ കാണാനും

നൂൽ നൂൽക്കാനായി ആരംഭിച്ചു, കൃത്യം ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ചണനാരുകൾ മുഴുവൻ നൂറ്റ് കഴിഞ്ഞിരുന്നു. വൃദ്ധകൾ മൂവരും പറഞ്ഞത് പോലെ ചെയ്തു. താമസിയാതെ യുദ്ധത്തിന് പോയ രാജകുമാരൻ മടങ്ങിയെത്തി. ചണം മുഴുവൻ കുമാരൻ പെൺകുട്ടിയെ അഭിനന്ദിച്ചു. അവൾ പറഞ്ഞു, എൻ്റെ മൂന്നു അമ്മായിമാർക്ക് നമ്മളോടൊപ്പം വിരുന്നു സൽക്കാരത്തിന് പങ്കെടുക്കാൻ വേണ്ടി ആശയം തന്ന്, ഞാൻ അവരെ ക്ഷണിച്ചു കൊള്ളട്ടെ വിരുന്നിലേക്ക്? എന്ന് രാജകുമാരനോട് രാജകുമാരി അനുവാദം ചോദിച്ചു. അതിനെന്താ എന്ന് രാജകുമാരൻ പറഞ്ഞു. നീ ഇന്ന് ഇന്ന് തന്നെ അവരെ കൂട്ടിക്കോ. അവൾ പടിക്കെട്ടിൽ നിന്ന് ഉറക്കെ വിളിച്ചു, അമ്മായി അമ്മായി എന്ന് അവരുടെ പേര് അവരെ വരാൻ പറഞ്ഞു. പെട്ടെന്ന് വിരൂപകളായ മൂന്നു വൃദ്ധകൾ പ്രത്യക്ഷപ്പെട്ടു. അതിൽ ഒരാൾ ഒരാളുടെ കൺപീലികൾ അസാധാരണമായി അസാധാരണമായി കാൽമുട്ട് വരെ നീണ്ടു വളർന്നു. മറ്റൊരാളുടെ ചുണ്ട് തടിച്ചു വീർത്തു അരക്കെട്ടിൽ മുട്ടിയിരുന്നു. മൂന്നാമത്തെ ആൾടെ കൈകൾ നീണ്ടു വളർന്നു. നിലം മുട്ടിയിരുന്നു. രാജകുമാരനും ഭാര്യയും രാജകുമാരനും ഭാര്യയും അവരെ കണ്ടു പേടിച്ചു പോയി. വിരുന്നു സൽക്കാരം അവസാനിക്കാറായപ്പോൾ അതിലൊരാൾ പറഞ്ഞു, കുമാര, കുമാര, ഞങ്ങളുടെ ഈ വികൃതരൂപം കണ്ടില്ലേ. പക്ഷെ ഇതെങ്ങനെ ഉണ്ടായെന്നറിയില്ല. ഞാനെല്ലാ ദിവസവും വൈകുന്നേരം നൂൽ നൂറ്റിരുന്നു എൻ്റെ ഈ കൺപീലികൾ ഇങ്ങനെ വളർന്നത്. രണ്ടാമത്തെയാൾ പറഞ്ഞു, ഞാൻ നൂൽ നൂൽക്കു നൂൽ നൂൽക്കുമ്പോൾ ഉമിനീര് തട്ടി നനഞ്ഞു നഞ്ഞാണ് എൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ തടിച്ചു വീർത്തത്. മൂന്നാമത്തെ ആൾ പറഞ്ഞു. നൂൽ നൂൽക്കാനുള്ള യന്ത്രം തിരിച്ചു തിരിച്ചാണ് എൻ്റെ കൈകൾ ഇത്രയും നീളം വച്ചത്. ഇങ്ങനെ തുന്നൽ തുടർന്നാൽ കുമാരൻ്റെ ഭാര്യയും ഇങ്ങനെ ആയി പോകും. വികൃതരൂപമായി

തീരുമാനത്തോട് സന്തോഷ~സന്തോഷവതിയായി പെൺകുട്ടി ഏറെ നാൾ കുമാരനോട് ജീവിച്ചു എന്നാണ് കഥയുടെ സാരാംശം. അതിനു ശേഷം ഒരിടത്തു അനാഥരും ദരിദ്രരുമായ രണ്ടു സഹോദരന്മാരുണ്ടായിരുന്നു. ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്നും എന്നെങ്കിലും രക്ഷപ്പെടുവാൻ ആഗ്രഹം അവർക്കുണ്ടായിരുന്നു. അവർ അവരുടെ വീടിനടുത്തു വീട്ടിനടുത്തുള്ള ഒരു മുതലാളിയെ സഹായിക്കാനെന്നോണം ഭക്ഷണത്തിനു വേണ്ടിയാണു അവർ പോയിരുന്നത്. രണ്ടു സഹോദരന്മാരും

കാബേജും മോഷ്ടിച്ചു. പക്ഷെ ധനികൻ്റെ വീട്ടിൽ ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. വീടിനു പുറത്തു അസ്വാഭാവികമായ ശബ്ദം കേട്ട ധനികൻ മകനോട് പറഞ്ഞു പുറത്താരോ ഉണ്ട്. കള്ളന്മാരാണെന്നു തോന്നുന്നു. നായയെ അഴിച്ചു വിട്ടോ വിട്ടേക്കു എന്ന് ധനികൻ മകനോട് പറഞ്ഞു. എന്നിട്ടു നീട്ടി അടിച്ചു അവിടെ job ചെയ്യുന്ന ആളോട് ധനികൻ്റെ മകൻ പറഞ്ഞു എന്താ ഞാനെവിടെയാണ് എന്ത് പക്ഷിയാണ്‌ നായയാണ് മറുപടി പറഞ്ഞില്ലായെന്നും കരുതിയാണ് പേടിച്ചു പേടിച്ചു കൂവി. ചാച്ചാ. എന്താ, എന്ത് പറ്റി? ധനികൻ പുറത്തിറങ്ങി വന്നു. നമ്മുടെ വളർത്തു നായ എന്നോട് സംസാരിച്ചു. നീ എന്താ ഈ പറയുന്നത്? എന്താ ഈ പറയുന്നത്? വളർത്തു നായ സംസാരിക്കുകയോ? ധനികന് സംശയവും അത്ഭുതവും തോന്നി. അതേ അതേയതേ, ഞാനെൻ്റെ ചെവി കൊണ്ട് കേട്ടതാ, എന്ന് ധനികൻ്റെ മകൻ ധനികനോട് ആവർത്തിച്ചു പറഞ്ഞു. സംശയമുണ്ടെങ്കിൽ അച്ഛൻ തന്നെ വന്ന് നോക്കു. സംശയം തീർക്കുവാൻ വേണ്ടി വളർത്തു നായയെ പേരെടുത്തു വിളിച്ചു. എന്നാൽ പറഞ്ഞതു പോലെ സഹോദരൻ ശബ്ദമുണ്ടാക്കിയില്ല. പിന്നീട് കള്ളന്മാരിൽ ഒരുവൻ പറഞ്ഞു, ഞാനിതാ വരുന്നു. ഇത് കേട്ട ധനികൻ പരിഭ്രാന്തിയായി. ആരോ കൂടോത്രം ചെയ്തതായിരിക്കുമെന്നു വിചാരിച്ചു.

അവൻ കരഞ്ഞു ബഹളമുണ്ടാക്കിയാലോ. അതുകൊണ്ടു, എൻ്റെ കൈയിലുള്ള കത്തി കൊണ്ട് അവനെ ഇപ്പോൾ തന്നെ കൊല്ലാം എന്ന് പിടിയിലായ കള്ളന്മാരോട് ധനികൻ ആവശ്യപ്പെട്ടു. കള്ളന്മാർ മറുപടി പറഞ്ഞു. ഇത് കേട്ടപ്പോൾ പുരോഹിതൻ പേടിച്ചു വിറച്ചു പോയി. ഞാൻ ചതിക്കപ്പെട്ടു. തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പുരോഹിതന് മനസ്സിലായി. പുരോഹിതൻ ഈ രണ്ടു പേർക്ക് വേണ്ടി ചതിക്കപ്പെടുവായിരുന്നു . തിരുവസ്ത്രമാണെന്നു മനസ്സിലാക്കിയപ്പോൾ കള്ളൻ അത് കൈക്കലാക്കി ചാക്കിൽ കാബേജ് മുറിച്ചു. മറ്റു സഹോദരൻ

കൈയിലുണ്ടായിരുന്ന കത്തി നീട്ടി പുരോഹിതനെ ഭയപ്പെടുത്തി. ഭയപ്പെടുത്തി കത്തിയെടുത്തു പുരോഹിതൻ്റെ തിരുവസ്ത്രം അവർ കൈക്കലാക്കി. അവർ പുരോഹിതനെന്ന രീതിയിൽ

hello hello അരുണല്ലേ ആ പറ ഷാഹിനെ

യെന്ത world cup ൻ്റെ ഓരോ തെരക്കില

ഇവിടെയും അതൊക്കെ തന്നെ fund കൊറേ എറങ്ങി മ്മ് നീ ഏതാ team

ആ ഞാൻ അര്ജന്റീനയാണ്

ഞങ്ങടെ സൗദിഅറേബ്യയാണ്

ങ്ങടെയ് ഞങ്ങടെ ഇപ്പൊ ആരാപ്പാ ക്യാമ്റൂം

ഓർമ്മയില്ല ഞാൻ നോക്കീട്ടില്ല അർജന്റീനക്ക് ബ്രസീൽനെ തെന്നെ കിട്ടണം അത് semi semi final വരെയൊക്കെയായിരം കളി മ്മ് അപ്പൊ ആര് ജയിക്കുംന്ന അപ്പോന്താ കളിക്കാനൊരു ജയിക്കും ഞങ്ങൾ ജയിക്ക്യാ എന്നാലും prediction പറ

ആ അതൊക്കെ തോന്നാണ് അർജന്റീന ഇപ്പൊ strong ആണ് പഴേ അർജന്റീന അല്ല കോപ്പ് അമേരിക്കാനെ കണ്ടില്ലേ അതൊക്കെ first ഇങ്ങട് കേറീട്ട് പോരെ ഞങ്ങൾക്ക് ഞങ്ങളാ team നെ വിശ്വാസമിണ്ടപ്പോ

മെസ്സിയൊക്കെ നല്ല form ലല്ലേ ഞങ്ങൾക്കും അതെ പോൽ തന്നെ മ്മ് ബ്രസീലിൻ്റെ ന്ല്ല players ഉണ്ട് but ഞങ്ങൾക്ക് കൊഴപ്പമില്ല

ആ നോക്കാ

മെസ്സി എല്ലാരുമുണ്ട്

ബ്രസീൽ എല്ലാവരു ഇല്ലേ ബ്രസീൽ full time ഇണ്ടാവും എന്നൊക്കെയാ പാറയണ് എന്താ അറീല ആ എന്നിട്ട് നാട്ടിൽ team fight ഉണ്ടോ മ്പ പിന്നെ എന്താ നല്ല fight അല്ലെ

വെല്യ flux വെക്കാനും ഒക്കെപ്പാടെ

അപ്പൊ അതിൻറെതായ ഒരു ആവേശമുണ്ട് എല്ലാർക്കും മ്മ് ആവേശക്കെയുണ്ട് പോർട്ടുഗലിന്റെ കാര്യത്തിൽ ഒരു ഇതുവില്ല മ്മ് നമ്മടെ ഈ കാലത്ത് world cup ആയിരിക്കും ഇതും കൂടി കഴിഞ്ഞ പിന്നെ നമ്മൾ നാട്ടിലിൻഡായിന്നൊന്നും വെരില്ല

കളികാണാൻ പോവും

നാട്ടിൽ screening ണ്ട് club ൽ ഞാൻ ഖത്തർ പോവണമെന്നൊക്കെ വിചാരിക്കണ്ട് ആയ്യ് ഖത്തർ പോവണ്ട് നല്ലത് ന്ന ഇത്രയും അട്ത്ത് ഇനി വരില്ല ഒരിക്കലും വരില്ല അത് ശരിയാണ് പോയ മെസ്സിനെയും നെയ്മറിനെ എല്ലാവരെയും ഒന്ന് നേരിട്ട് കാണുവും ചെയ്യാ ആ ആ അത് ശരിയാ അര്ജന്റീനയിൽ ഇപ്പൊ mid ൽ ആരൊക്കെ D പോളൊക്കെയില്ലേ

മറ്റേ മേക്ക്അലിസ്റ്റർ ഒക്കെയുണ്ട്ല്ലേ

form ലാണ് ജോസ്‌ൽക്കൊൻ്റെ ഒരു കുറവിണ്ട് ആ കോപ്പ് അമേരിക്കയ്യും കൂടിയേ എടുത്തേൽ അയിന്റേതായ confidence ഉണ്ടായത്

അതപ്പോ പറയാനാപറ്റൂലാ സൗദിടെയൊപ്പോ ചെലപ്പോ ഇങ്ങള തോറ്റാലോ എയ്യ് സൗദിടെയൊപ്പം ഒന്നും തോൽക്കില്ല അട്ടിമപറയാണ് ആ നോക്ക world cup ല്ലേ അട്ടിമറിയുണ്ടാവും ജർമ്മനി തോറ്റപോലെയ്യ് മ്മ് എന്നാലും ഒരു അത്രേദിവസം നല്ല രാസ വെല്യ കളി ഇരുന്ന് കാണും എല്ലാരും അതെ

ആ എല്ലാരും അയിനുള്ള കാത്തിരിപ്പാണ്

അർജന്റീൻ്റെടെ group ൽ ആരൊക്കെയുണ്ടായത് ആർജന്റീനയുടെ group ൽ അഹ് കോർച്ച് ഒക്കെആൾക്കാറുണ്ട് ഒരു പത്ത് മുപ്പത് ആളൊക്കെയുണ്ട് ആ

ആ cut out നല്ല fund എറങ്ങീറ്റിണ്ടാവുല്ലേ എ fund നല്ല എറങ്ങി അത് വെക്കാൻ കഴ്ങ്ങു കൊണ്ട് വരലും നല്ല റസാണ് എല്ലാരും ആ പണിയാണ് ഇവിടെ നെയ്മർലെ flux ആ ഒട്ടിച്ചിക്കണു ആ അ മെസ്സിടെ വെച്ചിട്ടില്ലേ മെസ്സിടെ വെച്ചിക്കുണു

നമ്മൾ ബ്രസീൽ അല്ലെ അപ്പൊ main ആയിട്ട് ബ്രസീലിന്റെ ഒരു flux ആണ് വെച്ചുക്കുണു ബ്രസീൽ അർജന്റീനയും കളിവന്ന ആരാ ജയിക്ക്യാ prediction ഉണ്ടോ score prediction എന്താ ഞങ്ങൾ ജെയിക്കും എത്ര score ൽ

ഔ അതൊന്നും സാധ്യല്ല ആ

അതൊക്കെ ഇങ്ങളെ back ൻ്റെയ്യ് full foul ആണ് അത് നല്ല form ലാണ് ഇപ്പോളത്തെ players ഒക്കെ

അയിന്റെ ഒരു confidence ഉം ഉണ്ട്

വേറെയിപ്പോയെന്താ നമ്മളെ school ഉം എന്തോ പരുവടിയൊക്കെയുണ്ട് world cup ൻ്റെ ന്ന ഞങ്ങളാ school ൽ അങ്ങനെയൊന്നുല്ല ആ ഞങ്ങളാ school ഉണ്ട് കളിയൊക്കെയുണ്ട് jersey ഇട്ടിട്ടയൊക്കെയല്ലേ ആ നാല് team ഇണ്ടാവും ആ യെല്ലാ കുട്ടികളും എറങ്ങും ground ൽ ആ എല്ലാവരുമുണ്ടാവുഅല്ലേ മ്മ് അർജന്റീനയുടെ goal ഇകൾ ബ്രസീലിന്റെഅവരെ നാല് team ൻ്റെ ബോട്ട്യാലോക്കെ കൊണ്ടുവരു മത്സര ഇണ്ട്

ആ വെല്യ മേക്കിലാത്ത school ആവോണ്ട് അതൊന്നുല്ല ആ പക്ഷെ ഇതെന്താ government ൻ്റെ project ആണ് ആയിരം goal ഓ ഒരുകോടി goal ഒ അങ്ങനെയെന്തൊക്കെ ആ ന്നീട്ട് food ഒക്കെ കഴിച്ചോ